ഇത്രയും പറഞ്ഞ് ഞാൻ ഈ virus നെ കുറിച്ച് നിർത്തുന്നു നമസ്കാരം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

അത് നമ്മുടെ മറ്റേ indian company യായ ടി വി എസ് കേട്ടിട്ടില്ലേ ടി വി എസ full

ആ okay ഞാൻ പറഞ്ഞ് തെരാ ഞാൻ നിനക്ക് ടി വി എസ് നെക്കുറിച്ചറീല അല്ലെ ആഹ് ഞാൻ പറഞ്ഞ് തരാം

ടി വി എസ് ന്നു പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെന്നെ മൂന്നാം സ്ഥാനത്ത് കിടക്കുന്നൊരു ഏർ vehicle company ആണ് ടി വി എസ് ൻ്റെ ജന ആഹ് മറ്റേ എന്താ പറയാ ടി വി എസ് ൻ്റെ ജനനംന്നു പറഞ്ഞ് നമ്മടെ ഈ തമിഴ്‌നാട്ടിലാണ് അങ്ങനെ ഒരു വണ്ടി company നമ്മുടെ നാട്ടിൾ ഉള്ളപ്പോ നമ്മുടെ manufacture ഉം എല്ലാം നമ്മുടെ നാട്ടിലെന്നെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഏർ ഇന്ത്യടെ ഒരു വണ്ടി manufacture വന്നിട്ടുണ്ടെങ്കി നമ്മളത് എൻ്റെ ഒരു എൻ്റെ ഒരു personal opinion നില് എനിക്കിഷ്ടം indian made വണ്ടികളാണ് അപ്പൊപിന്നെ ഞാനൊന്നും prefer ചെയ്യുന്നില്ല ഞാൻ ടി വി എസ്ൻ്റെ ഒരു വണ്ടി എടുത്തു ഏർ ടി വി എസ്ൻ്റെ മറ്റേ BSsix ആഹ് model apache rtf one six four

അത് മാത്രമാണ് ഞാൻ നോക്കിട്ടുള്ളു അത് മാത്രല്ല എനിക്ക് എൻ്റെ ഉള്ളില് ഏർ ടി വി എസ് നോട് പൊതുവെ ഒരു ഒരു ഒരു ഇഷ്ടണ്ട്

ഏർ petrol diesel അതുപോലത്തെ സംഭവങ്ങൾക്ക്ഒക്കെ വെല കൂടീലെ സാഹചര്യത്തില് ഏർ വിലകുറഞ്ഞ ഏർ petrol diesel നൊക്കെ അധികം

okay okay വണ്ടി എങ്ങനുണ്ട് performance എങ്ങനുണ്ട് വണ്ടിക്ക് access ന്

പ്രശ്നങ്ങളൊന്നു ഇല്ല ഏർ നല്ലെ smooth ആയിട്ട് വണ്ടി keep ചെയ്യണെങ്കി നല്ല smooth ആയിട്ടോടിക്കാം വണ്ടിയെന്നെയാണ് ആ okay okay ഞാൻ സംഭവം ഈ access കേട്ടിട്ടുണ്ട് access നല്ല വണ്ടിയാണ് നന്ന് ഈ കൊറച്ച് petrol മതി കൂടുതൽ mileage ഉള്ളൊരു performance വണ്ടിയാന്ന് കേട്ടിട്ട്ണ്ട് പക്ഷെ ഈ access scooter ആയോണ്ട് ഞാന് നോക്കീല കാരണം എൻ്റെ വീട്ടില് scooter already ഒന്ന്ണ്ട് പക്ഷെ ഏർ ഞാനെൻ്റെ ചെറുപ്പം മൊത്തം ഞാനാ scooter ല് full ഓടിച്ച് ഓടിച്ചിട്ട് എനിക്കങ്ങനെ ഒരു scooter യോടൊരു താല്പര്യല്ല ഒരു ഇഷ്ടല്ല ഞാന് എന്തയാലും bike എന്നെ prefer ചെയ്യാ വെച്ചിട്ടെന്നെ ആയിരുന്നു ഇല്ലെങ്ങി bike അല്ലായിരുന്നു scooter ആയിരുന്നെങ്കിൽ ഞാനൊറപ്പായിട്ടും ഏർ സുസുക്കീടെ ഏർ മാ അതിൻ്റെ ഏർ അതെടുത്തർന്നു access എടുത്താരുന്നു ഉറപ്പായിട്ടും sure ആയിട്ടും എടുത്താരുന്നു ആ സുസൂക്കി എനിക്കും scooter യോട് വല്യ കമ്പണ്ടായിറ്റല്ല നമ്മള് വീട്ടിൽത്തെ ആവശ്യങ്ങൾക്കും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഏർ ഏതാവശ്യങ്ങൾക്കു ഇപ്പൊ നമ്മുക്കൊരു cement കൊണ്ടരാൻ വരെ ഏർ അതുപയോഗിക്കാ പറ്റുന്ന വണ്ടിയാണ് scooter കള് അതുകൊണ്ട് ഏർ വീട്ടിത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി scooter എടുത്തുന്നെ ഉള്ളു എനിക്കും bike നോടെന്നെയാണ് എനിക്കും കമ്പം ഞാനും ചെറുപ്പം മുതലേ scooter ഒക്കെ ഓടിച്ച് ഓടിച്ച് ഇപ്പൊ bike നോടാണ് കൂടുതല് കമ്പം അപ്പൊ

ആ okay ഞാന് ഞാനെൻ്റെ എൻ്റെ ഒരഭിപ്രായത്തില് ഞാൻ കൂടുതൽ prefer ചെയ്യാ scooter ന്നെയാണ് ട്ടോ പക്ഷേ കാരണം എന്താ അറിയോ ഏർ bike എന്ന് പറയുമ്പോ നമുക്ക് gier changing ഉം gier up ഉം down ഒക്കെ അടിച്ചടിച്ച് നമ്മൾ ആകെ ഒരു tired ആവും അയിലും ഭേദം നമ്മൾ ഈ scooter ഓടിച്ച് വെറുതെ just break മാത്രം പിടിച്ചാ മതി ഏർ പിന്നെ അത്യാവശ്യം അയിനുള്ള speed ഉം കൊടുത്ത് കയിഞ്ഞാ correct ഒരു വണ്ടിയാണ് പിന്നെ നമ്ക്ക് ആവശ്യത്തിനുള്ള products അയില് വെച്ചു കൊണ്ടുവരാം കുട്ടികളെ വേണമെങ്കി അവിടെ ഏർ വെച്ച് കൊണ്ടുവരാം കുറച്ചു safety ഉണ്ട് പക്ഷേ ആ ഒരു ഏർ രീതിക്കെന്നെ അയില് ഭയങ്കര defective ഉണ്ട് കാരണം scooter യുടെ ചക്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പെട്ടെന്ന് പാളുന്ന ചക്രങ്ങളാണ് ഏർ പെ കാരണം ചെറിയ ചക്രങ്ങളാണ് ഏറ്റവും ചെറുത്

എൻ്റെ ഒരു weight നും അനുസരിച്ചിട്ട് ഇനി scooter പറ്റും എന്ന് എനിക്ക് തോന്നിയില്ല

എല്ലാ generations എല്ലം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലു സ്കൂ bike ഏർ സ്ത്രീകൾ അങ്ങനെ കൂടുതൽ കാര്യായിട്ട് ഉപയോഗിക്കുന്ന ഈ ഈ നമ്മളേ നാട്ടിലെത്തിയിട്ടില്ല പിന്നെ bike എന്ന് പറയുമ്പോ ഒരു വേറൊരു